നമുക്കു ഒരു ദിവസം പുറത്തുപൊക്കൂടെ? കുറെ ആയില്ലേ കണ്ടിട്ട് ഞാനിപ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ്, ഭക്ഷണം കഴിച്ചിട്ട് വയറുവേദനയായിട്ട് കിടത്തത്തിലാണ്. എന്താ പറ്റിയെ? ഇപ്പോഴും പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയില്ലേ? ഇല്ല, നിനക്കറിയില്ലേ എനിക്ക് പുറത്തുനിന്നുള്ള ആഹാരം വളരെ ഇഷ്ടമാണ്. ആ ഇനിയത് അധികം കഴിക്കാൻ പാടില്ല. നമുക്ക് പുറത്തുനിന്നുമുള്ള ആഹാരം അതായത് ബർഗർ, സാൻഡ്വിച്, എന്നിവയിലൊക്കെ ഭയങ്കരമായിട്ട് കൊഴുപ്പുള്ള സാധനങ്ങൾ അല്ലെ അധികവും

പക്ഷെ അമിതമായ അളവിൽ നമ്മൾ ഈ കൊഴുപ്പ് , എന്താ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയെ പ്രശ്നത്തിലാക്കും. അതുപോലെ തന്നെ അർബുദത്തിന്റെ സാധ്യതയും വർധിപ്പിക്കും . പിന്നെ ഗ്യാസ് , ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾക്കും അമിതമായിട്ടുള്ള കൊഴുപ്പ് കാരണമാകുന്നുണ്ട്. അപ്പോൾ കഴിവതും നീ പുറത്തു നിന്നും ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് തെറ്റായ ഭക്ഷണത്തിലൂടെയാണല്ലേ?

ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? ഒരു ദിവസം ഏകദേശം ഒരു ഏഴോ എട്ടോ ഗ്ലാസ് എങ്കിലും ഒരാൾ കുടിച്ചിരിക്കണം. ദിവസം മുഴുവനും പ്രത്യേകിച്ച് ഭക്ഷണത്തിനു ശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്തും. ഇപ്പൊ ഭക്ഷണത്തിനു ശേഷം നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ അതായത് ഒരു അരമണിക്കൂറോ ഒരുമണിക്കൂറോ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നമ്മുടെ ദഹനപ്രക്രിയയ്ക്കു നല്ലത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാലുടൻ കിടക്കുന്നതും മോശമാണ്. അതുവളരെയേറെ അസുഖങ്ങൾക്കും കാരണമാകും.

നിനക്കറിയില്ലേ? എനിക്ക് മധുരപലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞാന് കുറേ, നന്നായി കഴിക്കും.

അമിതമായ അളവിലുള്ള പഞ്ചസാരയെ ദഹിപ്പിക്കാനും ശരീരം ചിലപ്പോൾ ബുദ്ധിമുട്ടിയെന്നും വരാം. അതുകൊണ്ടുതന്നെ അമിതമായിട്ട് മധുരം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനീ പുറത്തുള്ള ആഹാരം ഒഴിവാക്കിയാൽ എന്റെ ഈ ദഹനക്കേട് മാറുമെന്നാണോ നീ പറയുന്നത്? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിൽ മാത്രമല്ല, എപ്പോൾ കഴിക്കുന്നു എന്നതും വളരെ പ്രധാനായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ക്രമവും ഇല്ലാതെ തോന്നിയത് പോലുള്ള ഭക്ഷണക്രമം നമ്മുടെ ദഹനത്തിന് പ്രതികൂല സ്വാധീനം ആണ് ഉണ്ടാക്കുന്നത്. അമിതവേഗത്തിൽ കഴിക്കുന്നതും ശെരിക്കും ചവച്ചരക്കാതെ കഴിക്കുന്നതും പ്രശനം തന്നെയാണ്. കൃത്യമായ സമയത്തു ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശീലമാക്കണം. അതായത് കൃത്യസമയത്തു കഴിക്കണം, അത് അത്പോലെ തന്നെ ചവച്ചരച്ചു കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.

ഞാൻ രാവിലെ ഒരു ഏഴര ആകുമ്പോ, പിന്നീട് ഉച്ചക്ക് ഒരു മണിക്ക് കഴിക്കും. പിന്നെ രാത്രി ഒരു എട്ടു മണി എട്ടര ഒക്കെ ആകുമ്പോഴേക്കും ആണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഫ്രൂട്സ് ഒക്കെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ചോറ് പരമാവധി ഒഴിവാക്കുക അതുപോലെ ലഖുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. നീ എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്? എന്റെ ഭക്ഷണക്രമം വളരെ കൃത്യനിഷ്ടയൊന്നുമല്ല. ഭക്ഷണക്രമം മൊത്തം താളം തെറ്റിയതാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ ഗോതമ്പ്, അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പ് കഴിക്കണമെന്നാണോ നീ പറയുന്നത്? തീർച്ചയായും അങ്ങനെ കഴിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉചിതം.

നല്ലതൊക്കെ തന്നെയാണ്, അത്, അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോ തരം പച്ചക്കറിയും പഴങ്ങളും വളരുന്നത് ഓരോ സീസണിലല്ലേ? അപ്പോൾ ഈ സീസണിൽ അല്ലാതെ ഇവ വളർത്താൻ അമിതമായിട്ടുള്ള രാസവളങ്ങളും അതുപോലെ കീടനാശിനികളുമൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അതിനാൽ ഓരോ കാലത്തും സമൃദ്ധമായിട്ട് ലഭിക്കുന്നതും പ്രകൃതിയാ വളരുന്നതുമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് വളരാത്ത സീസണിലാണ് നാം അത് വാങ്ങീട്ട് ഭക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും

ഇപ്പോ കൃത്യമായിട്ട് വളരുന്ന ആ സീസണിൽ തന്നെ ആ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ ശ്രദ്ധിക്കുക.

ഈ ഭക്ഷണത്തിനിടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ?

ഭക്ഷണത്തിനിടെ വെള്ളം കുടിക്കുന്നത് ദഹനത്തെ ബാധിക്കും. അതായത് ഇടക്ക് വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്ന ഇൻസ്യ്മുകളുടെ

ഭക്ഷണശേഷം അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞപോലെ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരുമണിക്കൂറോ കഴിഞ്ഞു വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഭക്ഷണം ആയാലും വെള്ളം ആയാലും ഇരുന്നു കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആഹാ, ഇരുന്നു തന്നെ നിവർന്നു ഇരുന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും തന്നെ ആയിരിക്കും നല്ലത്

എന്റെ അമ്മ പറയാറുണ്ട്, ഈ വയർ നിറയെ ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ ശരിക്കും കഴിക്കാൻ പാടില്ലല്ലോ. നമ്മൾക്ക് , നമുക്കു ഇപ്പോ നല്ല വിശപ്പുണ്ടെങ്കിലും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ദോഷകരമാണ്. വയറൊരു എൺപത് ശതമാനം നിറഞ്ഞാൽ മതിയെന്നാണ് വിദഗ്ധർ ഒക്കെ പറയുന്നത്. വയർ നിറഞ്ഞാൽ ദഹനേന്ദ്രിയങ്ങളുടെ ജോലി ഭാരം കൂടും അങ്ങനെ ദഹനം വൈകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എണ്പത്ശതമാനം മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. എന്റെ വീടിനടുത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വെറും പുറത്തുള്ള ആഹാരം കഴിക്കുന്നത്

ദൃശ്യാ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാൻ പറ്റോ? ക്ലിയർ ആയിരുന്നില്ല

ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒന്നും കൂടെ ആവർത്തിക്കുമോ? എന്റെ വീടിനടുത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ വളരെ നന്നായി കഴിക്കും. ഇപ്പോൾ പൊണ്ണത്തടി വന്ന് മാനസിക സമ്മർദ്ദത്തിൽ ഒക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ? കൊഴുപ്പ് കൂടുതൽ ഉള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് അമിതവണ്ണം ഉണ്ടാക്കും. ഇപ്പൊ ബേക്കറി പലഹാരങ്ങളിൽ ചേർക്കുന്ന കൃത്രിമ മധുരം സാധാരണ പഞ്ചസാരയേക്കാൾ മുന്നൂറ് ഇരട്ടി മധുരം അടങ്ങിയതാണ്. ഇതുപോലെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണം അധികം കഴിക്കുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പോ കൃത്യമായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും കൊണ്ടേ നമുക്കു അമിതവണ്ണം പരിഹരിക്കാനാവുകയുള്ളു ആ കുട്ടിയോട് നീ മധുരം നിർത്താൻ ഒന്ന് പറഞ്ഞു നോക്കു.

അതുപോലെ തന്നെ ഈ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ആഹാരങ്ങളും ഒഴിവാക്കാൻ പറഞ്ഞാൽ മതി. പഴങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുക. അതുപോലെ തന്നെ പച്ചിലക്കറികളൊക്കെ ഉൾപെടുത്താൻ പറയുക. നമുക്കറിയാം പച്ചിലക്കറികളിലും പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ അടങ്ങിയ ഒന്നാണ് ഈ ബീറ്റാകരോട്ടിൻ എന്ന് പറയുന്നത്. ബീറ്റാകരോട്ടീൻ നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക്, ഭാവിയിൽ നമുക്കിപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. അതുപോലെ തന്നെ അർബുദം ഒക്കെ ഉണ്ടേൽ അതൊക്കെ മാറികിട്ടാൻ വേണ്ടീട്ട് കുറെ സഹായിക്കുന്ന ഒന്നാണ് ബീറ്റാകരോട്ടീൻ അപ്പോൾ ഇലക്കറികൾ കഴിക്കണമെന്നാണോ പറയുന്നത്? ഇലക്കറികൾ നമുക്ക് നല്ലതാണോ? അതെ വിറ്റാമിൻ എ അടങ്ങിയതാണ് ഇലക്കറികളിലൊക്കെ പച്ചിലക്കറികളിൽ അതൊക്കെ നന്നായിട്ട് ഭക്ഷിക്കുന്നത് നമ്മുടെ കാഴ്ച ശക്തിക്ക് വളരെയേറെ സഹായിക്കും ഈ തടി കൂടുന്നത് കണ്ടാൽ ഭക്ഷണം കുറയ്ക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല തടി കൂടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭക്ഷണം കുറയ്ക്കാതെ വ്യായാമം കൂട്ടുകയാണ് വേണ്ടത് ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പോഷകങ്ങൾ ശരീരത്തിൽ എത്താതെ വരുന്നത് പഠനത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കും. ഇപ്പൊ പട്ടിണി കിടന്നും ഡയറ്റ് ചെയ്തും ഒക്കെ അമിതമായ, അമിതമായിട്ട് വ്യായാമം ചെയ്തും മെലിഞ്ഞിരിക്കുന്നവരിൽ ഭക്ഷണ വൈകല്യങ്ങളെ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും സാധ്യത കൂടുതലാണ് അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നു വെച്ചാൽ നമുക്കിപ്പൊ തടികൂടുന്നുണ്ടല്ലോ നമുക്കു പൊണ്ണത്തടി കൂടുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന സമയത്തു നമ്മൾ ഒരിക്കലും ഭക്ഷണം കുറക്കാതിരിക്കുക നമ്മൾ എപ്പോഴും എത്രയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കഴിക്കുക ചിലപ്പോ നമ്മുടെ ശരീരത്തിന് നമുക്ക് വേണ്ട ഊർജ്ജത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക.

അപ്പോ അഥവാ തടി കൂടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വ്യായാമം കൂട്ടണം. നമ്മളിപ്പോ ഒരു 5 മിനുട്ട് വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 10 മിനുട്ട് ചെയ്യുക. അല്ലെങ്കിൽ 10 മിനുട്ട് അത് 15 ആക്കുക 20 ആക്കുക അങ്ങനെ കൂട്ടികൂട്ടി കൊണ്ടുപോവുക. അതിപ്പോ നമ്മൾ മാത്രല്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരോട് വരെ വ്യായാമം ചെയ്യാൻ പറയുന്നത് നല്ലതായിരിക്കും ഈ കുട്ടികൾ വ്യായാമം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അതെ കുട്ടികൾ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് കുട്ടികളൊക്കെ പലപ്പോഴും പണ്ട് കാലത്തൊക്കെ പുറത്തിറങ്ങി കളിക്കാൻ പോകും. പറമ്പത്തായാലും അടുത്തുള്ള വീടുകളിൽ ആയാൽ പോലും കളിക്കാൻ ഒക്കെ പോകും. ഓടിച്ചാടി കളിക്കുന്നവരാണ് പക്ഷെ , ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ ഈ ഒരു കാലത്തു കുട്ടികളാരും മാതാപിതാക്കളാരും കുട്ടികളെ ഒന്നും പുറത്തേക്കു വിടുന്നില്ല അവർ വീട്ടിനുള്ളിൽ നിന്ന് മാത്രം കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പല ശാരീരിക പ്രശ്നങ്ങളും കുട്ടികൾക്ക് വരുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്നത്.

പുറത്തിറങ്ങാൻ പോലും മടിവരിക. അതുപോലെ തന്നെ മറ്റുള്ളോരോട് സംസാരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് തോന്നുക ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഒക്കെ കുട്ടികൾക്ക്കടന്നു വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികളെ പുറത്തുവിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കാണുന്ന സമയത്തു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കു വ്യായാമം നൽകുക . കുട്ടികളോട് , കുട്ടികൾക്ക് പറഞ്ഞു മനസിലാക്കുക

എന്നാൽ മാത്രമേ കുട്ടികൾക്കും അതിനോടൊരു താല്പര്യം വരികയുള്ളു. കുട്ടികൾ മാത്രല്ല മുതിർന്നവർക്കും വ്യായാമം വളരെ അത്യാവശ്യമാണ്. ഉത്സാഹവും പ്രസരിപ്പും ചുറുചുറുക്കും ഒക്കെ ഉണ്ടാകാൻ വേണ്ടീട്ട് ഇത് അത്യാവശ്യമാണ്. എന്ന് കരുതീട്ട് നമ്മൾ കഠിന വ്യായാമങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് പറ്റുന്ന വ്യായാമങ്ങൾ ആണ് ചെയ്യേണ്ടത്

ഇപ്പൊ അവർക്കു വലിയ വ്യായാമങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെറിയ നടത്തം ഒക്കെ അവർക്ക് പരിശീലിക്കാവുന്നതാണ് ഇപ്പൊ വൈകുന്നേരം ഒരു അരമണിക്കൂർ നടക്കുന്നത് അവരെ സഹായിക്കും. അത് നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ മാനസികമായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാത്രിയിലുള്ള ഉറക്കം വ്യായാമം, വ്യായാമമില്ലായിമ ശരിക്കും നമ്മുടെ ആഴത്തിലുള്ള ഉറക്കത്തെ ഒക്കെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി നടക്കുക, ചെറിയ ലഖു വ്യായാമങ്ങൾ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നീ വ്യായാമങ്ങൾ ഒക്കെ ചെയ്യാറുണ്ടോ ദൃശ്യ ഞാൻ ആദ്യമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ വ്യായാമമൊക്കെ ഞാൻ നിർത്തിയിട്ടാണുള്ളത്. ഇനി ആദ്യമേ ചെയ്തു തുടങ്ങണം. നീ ചെയ്യാറുണ്ടോ? ആ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ , രാവിലെ ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ ഇപ്പൊ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് ചെയ്യാറുണ്ട് ഈ രാവിലെയും വൈകുന്നേരവും വ്യായാമം ചെയ്യണം അങ്ങനെ നിർബന്ധം രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല. എങ്കിലും രാവിലെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വൈകുന്നേരം എങ്കിലും ചെയ്യുക ആ ഒരു നേരമെങ്കിലും വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിരിക്കും . നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടീട്ടും അതുപോലെ കുറച്ചൊന്നു ഊർജസ്വലരാകാൻ വേണ്ടീട്ടും നമുക്ക് ഈ വ്യായാമം സഹായിക്കും. ഇനിമുതൽ നീയും വ്യായാമം ചെയ്യാൻ തുടങ്ങിക്കോളൂ .

ഇനിയും വ്യായാമം നീ വീട്ടിൽന്നു ചെയ്യാൻ തുടങ്ങിക്കോളൂ ശരി ദിൽന. നേരത്തെ പറഞ്ഞല്ലോ ഈ പഴവർഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ണിന്റെ വീട്ടിൽ ഈ പഴവർഗങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടോ? ആ ഞങ്ങളുടെ വീട്ടിൽ പഴങ്ങളായിട്ട് ഇപ്പോ പഴം ആണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികൾ ആയിട്ട് ഇവിടെ പയർ, അതുപോലെ വഴുതനങ്ങ അതുപോലുള്ള കുറച്ചു പച്ചക്കറികൾ ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ജൈവകൃഷി തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും നമുക്ക് ദോഷങ്ങൾ ഒന്നും വരില്ല രാസവളങ്ങളൊന്നും ഇടാത്ത ഭക്ഷണം ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തിന് ഒരു കോട്ടം തട്ടില്ലല്ലോ.

ഇല്ല. എന്റെ വീട്ടിൽ കൃഷി ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഈ പുറത്തുനിന്നുള്ള ആഹാരം കൂടുതൽ കഴിക്കേണ്ടിവരുന്നത്. പഴവർഗങ്ങളും ഒന്നും അങ്ങനെ കൃഷി ചെയ്യാറില്ല. ആ ഇനി പരമാവധി പുറത്തുനിന്നുമുള്ള ആഹാരം ഒഴിവാക്കുക. അതുപോലെ തന്നെ വീട്ടിൽ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കൃത്യ സമയത്തു കഴിക്കുക.

അതേ ദിൽന. ഇനി അതുപോലെ ചെയ്തു നോക്കാം. ആ ശരി ദൃശ്യഎങ്കിൽ നമുക്ക് ഒരു ദിവസം നിന്റെ അസുഖങ്ങൾ ഒക്കെ മാറി ശരീരം ശെരിയാകുമ്പോൾ നമുക് കാണാം